അഭിൻ നമ്മൾക്ക് യന്ത്ര ഉപകരണങ്ങളും ഒക്കെ കുറിച്ച് അഭിന് എന്താണ് അഭിപ്രായം? നമ്മളുടെ ജീവിതത്തില് ഇപ്പോ ഒട്ടും ഒഴിച്ച്കൂടാൻ പറ്റാത്ത ഒരു സാമഗ്രി ആയിട്ടില്ലേ ?

ആഹാ വൈദ്യുതോപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ച് കൂടാൻ പറ്റില്ല അത്രേം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം ആയിക്കഴിഞ്ഞിരിക്കുകയാണ് വൈദ്യുതോപകരണങ്ങൾ നമ്മൾ ഏഹ് എല്ലാ ദിവസവും നമ്മൾ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ ആയിരിക്കാണ് അല്ലെ നമ്മളുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഒരു ഒരു യന്ത്ര ഉപകരണം ഉപയോഗിക്കാതിരിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ യാഥാർഥ്യം. അതെ നമ്മള്

അതെ ഞാനാണേലും നമ്മൾ രാവിലെ എണീക്കുമ്പോ തന്നെ ആദ്യം നമ്മള് ലൈറ്റ് ഇടണ്ട ഫാൻ ഓഫാക്കേ അതുപോലെ ഷർട്ട് അയേൺ ചെയ്യേ അതേപോലെ എല്ലാ വൈദ്യുതീടെ ഉപയോഗം ഇല്ലാത്തത് എല്ലാ ആവശ്യങ്ങൾക്കും വൈദ്യതി പിന്നേം നമുക്ക് ഫോൺ പിന്നെ പ്രത്യേകിച്ചും ഫോൺ ഇല്ലാതെ നമുക്ക് ഫോൺ ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിരിക്കേണ് ഇതിന് കുറെ നല്ല വശങ്ങളും എന്നാൽ കുറച്ച് ചീത്ത വശങ്ങളും ഇല്ലേ? കാരണം നല്ല വശം എന്ന് വച്ചാൽ നമ്മളുടെ ജീവിതം തന്നെ മൊത്തത്തിൽ എളുപ്പമാക്കി. നമ്മളുടെ പണ്ട് പണ്ട് രാജാക്കന്മാർക്ക് പോലും ഇല്ലാത്ത സൌകര്യങ്ങൾ ഇപ്പോഴത്തെ ദരിദ്രർക്ക് ഉണ്ട് .

അതെയതെ ഉം ഉം എ സി ടി വി നമ്മളെ സാധാരണക്കാർക്ക് ഉണ്ട്. എ സി ടി വി എന്താണ് ഫോൺ ഇതൊക്കെ അന്നത്തെ ആർക്കും ചിന്തിക്കാൻ കൂടി പറ്റാത്ത ഇത് അല്ലേ ? അതെയതെ അതെ തീർച്ചയായും പണ്ടത്തെ ആൾകാർ ഇതൊന്നും ആലോചിച്ചിട്ട് പോലും ഇണ്ടാവില്ല നമ്മളൊക്കെ വിരൽ ഞൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാനിൽ കാറ്റ് കിട്ടെ അതുപോലെ വെളിച്ചം ലഭിക്കുക അതുപോലെ ഇതൊന്നും ഒരിക്കലും നമ്മൾ ഈഹ് പണ്ട് ഒരിക്കലൂം നമ്മൾ വിചാരിച്ചുണ്ടാവില്ല അത്രേം സൗകര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈഹ് വൈദ്യുത ഉപകരണങ്ങൾ കൊണ്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളത്

പെട്ടെന്ന് ഒന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിൽ കൂട്ടി പറയാൻ പറ്റത്തില്ല. അത് ആദ്യത്തെ നമ്മള് ആദ്യത്തെ ഇൻസ്റ്റീനകട നമ്മളെ ആദ്യത്തെ നമ്മളെ ആദ്യമേ തന്നെ നമ്മളുടെ കൈ പോകുന്നത് ഈ ഉപകാരണങ്ങളിലേക്കാണ് .

അല്ലേ അപ്പോ നമ്മളുടെ ഒരു നമ്മളുടെ ഒരു ബുദ്ധിയുടെ ഉപയോഗം നമ്മൾ എത്രത്തോളം നമ്മളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നു എന്നതിന് ചെറുതായിട്ട് തോന്നുന്നു.

ആഹ് ഇ പറഞ്ഞ പോലെ തന്നെ സൗകര്യങ്ങൾ കൂടുമ്പോൾ നമ്മൾ ചിന്തിക്കാതെ ബുദ്ധി ഉപയോഗം കൊറയും എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ ഒക്കെ പഠിക്കാൻ വെന്റിട്ട അത് നമ്മളെ കൂടുതൽ സഹായിക്കുന്നു നമ്മൾ ഈഹ് പ്രാ സാങ്കേതിക ഈഹ് പ്രാക്ടിക്കലായിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നു നമ്മൾ ഈ ഈ പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ വന്നതോടെ കൂടി നമ്മുടെ ടീവി എഹ് ടീവിയുട ഉപയോഗം പണ്ട് ടീവി ആയിരുന്നു ഇപ്പൊ ടീവി തീരെ ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ വാച്ചിൻ്റെ ഉപയോഗം ഇല്ല നമുക്ക് മൊബൈൽ ഫോണിൽ സമയം അറിയാലോ അതേപോലെതന്നെ

അതെ അതെ എനിക്ക് കുറച്ച് വിഷമം തോന്നുന്ന ഒരു ഇത് എന്ന് വച്ചാ കത്ത് ആരും ഇപ്പോ എഴുതാറില്ല.നമ്മള് കത്ത് ഇരിക്കുന്നു നമ്മളുടെ നമുക്ക് കൂടുതല് വിദ്യാലയങ്ങളില് തൊട്ട് കോളേജില് വരെ

പടിക്കാനുണ്ട് എങ്കിലും അതേ ഒരു കത്ത് ഒരു കത്ത് എഴുതി മ്യൂസിയത്തിൽ കൊണ്ട് വെക്കണം. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോ അതൊരു ഓർമ ആയി അല്ലെ ഓർമ

അത് എനിക്ക് തോന്നുന്നു അത്കൊണ്ട് തന്നെ ആൾക്കാര് തമ്മിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ആത്മാർത്തതയും കുറഞ്ഞു.എല്ലാം എളുപ്പത്തിൽ കിട്ടിയാൽ നമ്മൾ അതിന്റെ വില മനസ്സിലാകുന്നില്ല എന്നുള്ളത് അല്ലേ ?

മ്മ്ഹ് ആ ശെരിയാണ് പക്ഷെ നമ്മൾ അതിൻ്റെ നല്ല വശങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ലാഭിക്കാം ഒരുപക്ഷെ അത് രണ്ട് ദിവസത്തിൽ അത് അപ്പുറത്തെ ആൾക്ക് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഇത് നമ്മൾ ആ ഒരു നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരു ഒരു സെക്കൻഡ് പോലും വേണ്ടാതെയാണ് നമ്മളുടെ ഈ മെസ്സേജുകൾ സന്ദേശങ്ങൾ കൈമാറുന്നത് വെറും നമ്മൾ വിരലുകളുടെ ഉപയോഗം കൊണ്ട് നമ്മൾ സന്ദേശം കൈ എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് അങ്ങിനെ വെച്ച് നോക്കുമ്പോൾ കത്തുകൾ ഒക്കെ എത്ര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ ആയിരുന്നു രണ്ട് ദിവസം കാത്തിരിക്കുക ഇതിൻ്റെ മറുപടിക്കായി കാത്തിരിക്കുക എന്നൊക്കെ പറയുന്നത്

അതേ അതേ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് വച്ചാ ഈ യന്ത്ര ഉപകരണങ്ങൾ കൊണ്ട് ഫോൺ വന്നത് അതേ വാച്ച് പോയെന്ന് പറഞ്ഞില്ലേ? വാച്ചുകൾ തിരിച്ചു വരുന്നു വാച്ചുകളായിട്ട് പക്ഷേ അതില് നമ്മളുടെ ആരോഗ്യ

നെഞ്ചിടിപ്പ് അത് നമ്മളുടെ ബ്ലഡ് പ്രെഷർ, നമ്മള് ഓടാൻ പോകുകയാണെങ്കിൽ നമ്മളുടെ നമ്മളുടെ രണ്ട് ഓരോ കാലുകള് തമ്മില് നമ്മളിപ്പോ നീളത്തിൽ കാല് മുന്നോട്ട് ചവിട്ടുന്നു എന്ന് ഉള്ളത് വരെ

അതെയതെ വാച്ച് ന്ന് പണ്ട് ഈ പറഞ്ഞപോലെ പണ്ട് വെറും സമയം നോക്കാൻ വേണ്ടിട്ട് മാത്രം ആയിരുന്നു വാച്ച്. ഇന്ന് സമയം നോക്കാൻ അല്ല ഏകദേശം ഒരു ഫോൺ പോലെ തന്നെ നമുക്ക് നമ്മളുടെ വാച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കാൾ വരുമ്പോൾ കാൾ അറ്റൻഡ് ചെയ്യേ അതുപോലെ ബ്ലേടൂത്തിലൂടെ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ആ പാട്ട് മാറ്റെ സ്പീക്കർ ഓപ്പറേറ്റ് ചെയ്യേ അതുപോലെ തന്നെ ഫോൺ കൊണ്ട് ഫോൺ നമ്മളുടെ കാരങ്ങളിലേക്ക് ചുരുങ്ങിയത് പോലെ ആണ് നമ്മളുടെ പുതിയ സ്മാർട്ട് വാച്ചുകളുടെ കാര്യം നമുക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് കാരണം അത്രയേറെ നമ്മൾ സഹായിച്ചിരിക്കുകയാണ് ഈ വാച്ചുകൾ കാരണം ഫോൺ നമ്മൾ പോ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് മറ്റൊരു പ്രവർത്തി ചെയുന്നത് നമ്മുടെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ആ സമയം നമ്മൾ നമ്മുടെ വാച്ചിൽ തന്നെ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും വളരേ ഉപകാര പ്രദമായ ഒരു കാര്യം ആണ് അല്ലെ അതേ അതേ തീർച്ചയായും തീർച്ചയായും എന്നിക്കോർമ്മയുണ്ട് സ്മാർട്ട് വാച്ചുകൾ ആദ്യമേ ഇറങ്ങിയപ്പോ എല്ലാവർക്കും ഇതിനെ കുറിച്ച് വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു. അപ്പോ കുറെ മിടുക്കന്മാരും മിടുക്കികളും ക്ലാസ് മുറിയില് പരീക്ഷയില് വാച്ച് ആണെന്ന് പറഞ്ഞു കൊണ്ട് വന്നു അതിൽ നോക്കി കോപ്പി അടിക്കുക ഉണ്ടായി. അത് നല്ല തമാശയായിട്ട് എനിക്കിപ്പോ ഓർക്കാൻ പറ്റുന്നുണ്ട്.ഇപ്പോ പിന്നെ എല്ലാവർക്കും അറിയാം അതൊന്നും നടക്കത്തില്ല. അതിൽ പക്ഷേ ഇല്ല ഒരു കാലം ഉണ്ടായിരുന്നു

ഈ പറഞ്ഞ പോലെ തന്നെ ഈഹ് മോശമായി ഉപയോഗിക്ക് മോശമായ സാഹചര്യം ആയാലും നല്ല കാര്യം ചെയ്യാൻ ആയാലും അവ നമ്മെ സഹായിക്കും അപ്പൊ നല്ല പ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് ഏതൊരു വസ്തു ആയാലും അതിനെ മോശമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബാങ്കിങ് തട്ടിപ്പുകൾ ഒക്കെ ഈ ഗൂഗിൾ പേ ടെ കാര്യം പറഞ്ഞത് പോലെ തന്നെ ഗൂഗിൾ പേയിൽ കൂടെ തന്നെ ബാങ്കിങ് തട്ടിപ്പുകൾ അതുപോലെ തന്നെ ഇഹ് ഇൻ്റെർനെറ്റിലൂടെ ഉള്ള സൈബർ ബുള്ളിയിങ് നവമാധ്യമങ്ങളിലൂടെ സൈബർ ബുള്ളിയിങ് യുവതലമുറയെ ഇഹ് എന്താണ് പറയെ ഭീഷണിപ്പെടുത്തുന്നതിന് അങ്ങിനെ പല പ്രവർത്തികൾക്കും ഉപയോഗിക്കുന്നുണ്ട് അത്തരം പ്രവർത്തികളിലേക് ചാടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധ ചേലത്തേണ്ടതുണ്ട് അത് വളരേ പ്രധാന പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. എന്താണ് മാളവികയുടെ അഭിപ്രായം? ആ തീർച്ചയായും നമ്മൾ എന്തോ നല്ല രണ്ടു രീതിയിലും നമുക്ക് കാണാമല്ലോ? പിന്നെ എനിക്ക് ഏറ്റവും ഒരു ഒരു പറയ് പറയണമെന്ന് പറയുന്നത് നമ്മള് കുഞ്ഞിലേ തൊട്ടുള്ള ചെറുത് കുറെ വർഷ വർശമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ വീട്ടിലെ ഫ്രിഡ്ജ് , എ സി അപ്പോ നമ്മള് ഈ ഫ്രിഡ്ജ് ല് എസിയില് നമ്മള് പടിച്ചിട്ടുണ്ട് കാർബൺ എമിഷൻ കാർബൺ എമിഷൻസ് കാരണം നമ്മളുടെ നമ്മുടെ പ്രകൃതി തന്നെ നശിക്കുവാണ്

ആഗോള താപനമൊക്കെ ഏ വന്നിട്ട് നമ്മളുടെ നമ്മള് തന്നെ നമ്മളുടെ പ്രകൃതീനെ നശിപ്പിക്കുവാണ്. പക്ഷേ അത് സാങ്കേതിക വിദ്യയുടെ വളർച്ച മാത്രമല്ല നമ്മൾ ഉപകരണങ്ങൾ നല്ലതായിട്ട്

ശെരിയായ രീതിയില് മിതമായ രീതിയില്ഉ പയോഗി ഉപയോഗിക്കാത്തത് കൊണ്ടാണ്.നമ്മളിതൊക്കെ ബുദ്ധി പൂർവം ഉപയോഗിച്ചാൽ ഉപേക്ഷിക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളു ഇതൊക്കെ അതെ വളരേ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ എല്ലാത്തിനും അതിറ്റേതായ ഒരു ലിമിറ്റ് നമ്മളായിട്ട് തന്നെ വെക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് ദൂഷ്യ ഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ അതിനെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. അല്ലെങ്കിൽ

ഉണ്ട് ഈ പറഞ്ഞതുപോലെതന്നെ നമ്മളുടെ സമയം ലാഭിക്കാൻ ഇത് വളരേ സഹായമായ ഒരു കാര്യമല്ലേ അതേ അതേ തീർച്ചയായും സമയ ലാഭം സമയ ലാഭം മാത്രമാണോ? നമ്മളുടെ ഈ പുസ്തകങ്ങൾ എല്ലാം ഒരു ചിപ്പില് എല്ലാം അത്രയും സ്ഥലങ്ങള് എടുക്കാതെ ഒരു ചിപ്പില് ഒരു ഡാറ്റാ ഒരു കർഡില് ഒരു മെമറി കർഡില് ഒതുങ്ങുവാണ്. അത് മാത്രമല്ല ലോകത്തെ തന്നെ ചുരുക്കി

ഇവിടെയിരുന്ന് ഏത് ലോകത്തിന്റെ ഏത് കോണിലുള്ള ഒരാളായിട്ടും സംവേദനം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മൾക്ക് ലോകത്തിന്റെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട് . നമ്മളുടെ ചെറിയ ഒരു നമ്മള് പണ്ട് ചെറുതായ ചുരുങ്ങിയിരുന്ന ലോകത്തിന് അപ്പുറം

അപ്പുറം വലിയ ഒരു മറ്റൊരു ലോകമുണ്ടെന്ന് നമുക്ക് പടിപ്പിച്ച് തന്നത് ഈ യന്ത്ര ഉപകരണങ്ങൾ കമ്പ്യൂട്ടർ പോലെ ഉള്ള യന്ത്ര ഉപകരണങ്ങൾ അല്ലേ? തീർച്ചയായും കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് ഏറ്റവും ആദ്യം കമ്പ്യൂട്ടർ കണ്ട പിടിച്ചപ്പോൾ അത് ഒരു മുറിയോളം വലുപ്പം ഉള്ള രീതിയിലൊരു ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു അതിനീ പറഞ്ഞതുപോലെതന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെ ഫോട്ടോ വീഡിയോ അതുപോലെയുള്ള ഇഹ് ഇഹ് സൗകര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ചെറിയ ചെറിയ ഉപയോഗങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ ആയിരുന്നു അന്ന് വലിയ വലിയ കമ്പ്യൂട്ടറുകൾ ആയിരുന്നു അത് നവസാങ്കേതിക നൂതന സാങ്കേതിക വിദ്യകളുടെ മൂലം നമ്മുളുടെ കമ്പ്യൂട്ടറുകളുടെ വലുപ്പം ഒക്കെ ഇന്ന് കൊറഞ്ഞ് നമ്മളുടെ കൈകളിലേക് നമ്മൾ പിന്നീട് അത് ലാപ്ടോപ്പിലേക്കും മാറി പിന്നീട് നമ്മളുടെ കൈകളിലേക്കും ഒതുങ്ങി അത്രേം ചെറുതായി വരികയാണ് അതൊക്കെ നമ്മള് വളരേ സൗകര്യപ്രദമായിട്ട് ഉള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾ അത്രയേറെ നമുക്ക് അത് അത്രയേറെ സഹായപ്രദമാണ്

അതേ അതേ തീർച്ചയായും. ഇപ്പോ നവ നാവഗ്രന്ഥങ്ങൾ ഇപ്പോഴത്തെ നവ ഗ്രന്ഥ ഉപകരണങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു പക്ഷേ ഇനി കുറച്ച് കാര്യങ്ങളും കൂടിയേ കാണത്തുള്ളു. ഇപ്പോൾ കമ്പ്യൂട്ടർ തന്നെ നമ്മളിപ്പോ ആശുപത്രികളിൽ ആശുപത്രികളിൽ സർജറി ചെയ്യാൻ വരെ കമ്പ്യൂട്ടറുകളാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യൻ മനുഷ്യരായ ഡോക്ടഴ്സ് ഇടപ്പെടാത്ത സർജറികള് ഇപ്പോ കമ്പ്യൂട്ടർ നടത്തുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് അപ്പോ നമ്മൾക്കിനി നാളെ മനുഷ്യനെ വെല്ലുന്ന ഒരു ഒരു ശക്തിയായി മാറും കമ്പ്യൂട്ടറ് മനുഷ്യരുടെ എല്ലാ എന്താ എല്ലാ പണിയും ഏറ്റെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെയതെ അതെ തീർച്ചയായും ഈ അർഗരി അതുപോലെ മനുഷ്യ നേരത്തെ പറഞ്ഞപോലെ തന്നെ മനുഷ്യൻ്റെ ആരോഗ്യത്തെ നിലനിർത്താൻ വരെയേറെ സഹായിക്ക എന്നാണ് ഈ പറഞ്ഞ ടെക്‌നോളജികൾ ഒക്കെ കാരണം മനുഷ്യൻ്റെ മനുഷ്യൻ എന്നും ഈ ഈഹ് വൈദ്യതോപകരണങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണ് കാരണം എഹ് ഏതൊരാവശ്യത്തിനും ഇന്ന് വൈധ്യുതി ഇല്ലാതെ നമുക് പറ്റില്ല ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം കറണ്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അല്ലെങ്കിൽ ഒരു ദിവസം ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ നമ്മൾ ഇത് തീരെ നമ്മള് ഇഹ് തീരെ ഏഹ് എന്താവും ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടും അല്ലെ അതായത് നമ്മള് അത്രയേറെ ഭാഗം ആയി കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ

എന്താ ലെ ഒരാള് ഒരു മെറ്റൽ നൂലില് അറ്റത്തോര് ഇരുമ്പ് കൂടെ ഇരുമ്പ് കോർത്ത് പട്ടം പറത്തി കണ്ടുപിടിച്ചതാണ് ആദ്യായിട്ട് ഇലെകട്രിസിറ്റി കറൻറ് വൈദ്യുതി. അതിൽ നിന്ന് നമ്മള് എവിടെ എത്തി എഅ ഒരു ഒറ്റ കണ്ടുപിടിത്തം കാരണം നമ്മൾ ഇന്ന് എവിടെ എത്തി അല്ലേ? ആശ്ചര്യം തന്നെ. മ്മ്ഹ് പിന്നീ പറഞ്ഞപോലെ മ്മ്ഹ്

ആ ഈ വൈദ്യുതി ഉപയോഗികുമ്പോ നമ്മൾ കുറച്ചുകൂടി ഈഹ് നമ്മൾ കോഷൻ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് കാരണം വൈദ്യുതി ഷോക്ക് പോലെയുള്ള വിഷയങ്ങൾ നമ്മൾ കൈ നനഞ്ഞിട്ട് സ്വിച്ച് ഇടുമ്പോ കയ്യിൽ ഷോക്ക് ഏൽക്കുന്ന അങ്ങിനത്തെ അതുപോലെയുള്ള വിഷയങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഓരോ ഓരോ എക്സ്പെരിമെൻറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വല്യ സർക്യൂട്ടുകളിൽ ഒക്കെ കണക്ഷൻ കൊടുക്കുമ്പോ അങ്ങിനെ അങ്ങിനെ ഒന്നും നമുക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയില്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ അതേ അതേ ഗ്രന്ഥഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് ഇതിന് ജീവൻ ഇല്ല ഇത് നമ്മളെ നമ്മള് തമ്മിൽ ചേരൂല എന്നൊന്നും അറിയില്ല. നമ്മള് നമ്മള് അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു അൻഗെനേ ആയിരിക്കും നമ്മൾക്ക് ഇതിനെ ഉപയോഗപ്പെടുന്നത്.

അതെ എഹ് മനുഷ്യന് ഈഹ് മനുഷ്യൻ്റെ ജീവൻ വരെ ചെലപ്പോ നഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള ഇലക്ട്രിക്ക് തരംഗങ്ങൾ നമ്മളുടെ മേത്ത് പതിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കില്ല അത് അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്

നടപടികൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്കത് വിപത്ത് വരുന്ന രീതിയിലായി വന്നേക്കാം അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. മാളവികക്ക് എന്താണ് പറയാൻ ഉള്ളത് തീർച്ചയായും ഗ്രന്ഥഉപകരണങ്ങൾ നമ്മള് എത്രത്തോളം സൂക്ഷിച്ച് ഉപയോഗിക്കുന്നോ അത്രത്തോളം നമുക്ക് അത് ഉപയോഗപ്പെടും അത്രത്തോളം സഹായിക്കും ജീവിതത്തിൽ നമ്മളും ഇപ്പോൾ സംഭാഷണം ചെയ്യുന്നത് ഒരു നമ്മളുടെ ഫോണുകളിലൂടെയാണ് ഗ്രന്ഥഉപകരണങ്ങൾ ആണ്. അപ്പോ അത് ഇല്ലാതെ പട്ത്തിറ്റല്ല. ഇനിയുള്ള ജീവിതം നമുക്ക് ആലോചിക്കുക പോലും വേണ്ട ഗ്രന്ഥഉപകരണങ്ങൾ ഇല്ലാത്ത ഒരു ജീവിതം കാലഘട്ടം നമുക്ക് പക്ഷേ നമ്മൾ സൂക്ഷിച്ചാൽ മതി.

ഈ പറഞ്ഞ പോലെ തന്നെ വൈദ്യുതി നമ്മൾ ഏഹ് വൈദ്യുതിയെ നമ്മൾ ജലത്തിലൂടെ ആണ് നമ്മൾ ഡാമുകളാക്കി ഷട്ടറുകളിലൂടെ ഉൽപാദിപ്പിച്ച് നമ്മൾ വീടുകളിലേക്കു എത്തുന്നത് മറ്റു പല രാജ്യങ്ങളിൽ അത് മറ്റ് സംവിധാനങ്ങളുണ്ട് പക്ഷെ ഈഹ് അപ്പോൾ ഈഹ്മ് അതുപോലെതന്നെ ഈഹ് നമ്മുടെ ഇവിടെ ഇപ്പൊ ഡാമുകളിലൂടെ ആണ് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നത് മറ്റു പല

തമിഴ് നാട്ടിന്നു തന്നെയാ നമുക്ക് സൂപ്പർ ഗ്യാസ്

ഇഹ് ഇഹ് കാറ്റാടിയിൽ നിന്നും ഈഹ് കറണ്ട് ഉല്പാദിപ്പിക്കുന്നു ഉണ്ട് ഉണ്ട് അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മള് വൈദ്യുതിയും ഉല്പാദിപ്പിക്കാന് നമ്മള് പല പല മാർഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളെ എല്ലാം നമ്മള് തന്നെ സൃഷ്ടിച്ചതാണ് അത് നമ്മളെ ഇല്ലാതാക്കാൻ നമ്മള് തന്നെ അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാ ഇല്ലാതാക്കാൻ അത്രയെ ഉള്ളു അല്ലേ?

അപ്പോൾ ഇത്രേം നേരം നമ്മളോട് സഹകരിച്ചതിന് വളരേയധികം നന്ദി അതേ അതേ നല്ല ഒരു സംഭാഷണമായിരുന്നു.